ചിത്രത്തിൽ ഒരു വീടിൻ്റെ മുൻഭാഗം ആണ് കാണുന്നത് ഒരാൾ സൈക്കിളിൽ വരുന്നു മറ്റൊരാൾ അവിടെ ഇരിക്കുന്നു.

മഞ്ഞ നിറത്തിലുള്ള ഒരു പെയിന്റാണ് ഈ ക്ഷേത്രത്തിന് അടിച്ചിട്ടുള്ളത്.

ഇത് ഭാരത് മെഷീൻ ടൂൾസ് എന്ന് ബോർഡ് ഉള്ള ഒരു കടയാണ്.

ഇതിൽ ഇത് ഫാക്ടറിയിൽ ഒക്കെ ഉപയോഗിക്കുന്ന എല്ലാ തരം മെഷീൻസും മെഷീൻ ഓയിലും കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു.

വളരെ ഗംഭീരമായി സ്റ്റേജ് ഡെകറേറ്റ് ചെയ്തിരിക്കുന്നു.

വേറൊരാളാണ് ഈ ചിത്രം എടുത്തിരിക്കുന്നത് ചിത്രം മനോഹരമായിരിക്കുന്നു.

പണി ആയുധങ്ങളും പണി സാധനങ്ങളും വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൂട്ടിയിട്ടിരിക്കുന്നു.